ആഹ് കുറെ item ചായപ്പൊടി ഉണ്ട് ഞങ്ങള് രണ്ടുപേര് രണ്ടാള് ചായപ്പൊടി വാങ്ങി ഇഷ്ടപ്പെട്ട ചായേടെ ആഹ് ഞങ്ങളും വാങ്ങിയാന്ന് ഓർമയുണ്ട് നമ്മുടെ chocolate ഉണ്ട് അതുപോലെ വെ ഓരോ പിന്നെ flavors കുറെ ഉണ്ട് തോന്നുണ്ട് അല്ലെ നമ്മക്ക്

ചെറുപ്പത്തിൽ എങ്ങാനും ഓർമയുള്ളു പിന്നെപ്പോണ് കണ്ട്ന്ന് എന്ന് വെച്ചാ ഈ നമ്മുടെ ഒരു flower ൻ്റെ ഒക്കെ ഒരു മേള ഉണ്ടല്ലോ പൂക്കളൊക്കെ വച്ചിട്ട്

അതൊരുപാടുണ്ട് അത് മറ്റേ കാണാൻ തന്നെ കൊറേ ഉണ്ട് പക്ഷെ ഞങ്ങള് full കണ്ടില്ല പകുതിയില് ഇറങ്ങി പോന്നു time ആയതുകൊണ്ട് ആഹ് time ഒരു പ്രശ്‌നാണ് നങ്ങളിപ്പൊ ഇനി ഇപ്പൊ ഞങ്ങള് ഞങ്ങള് അത് മുന്നേ ഞങ്ങളിപ്പോ ഞങ്ങളിങ്ങനെ ഉമ്മാന്റെ വീട്ടിന്നേ ഞങ്ങളിങ്ങനെ കൊല്ലാം കൊല്ലം പോകും

ഇപ്പൊ മൂന്നാറാണ് ഞങ്ങള് ഇതിനു മുമ്പേ മറ്റേ ഇവിടെ നിങ്ങള് വേമ്പനാട്ട് കായലില്ലേ നമ്മളെ ആലപ്പുഴ ഏർ house boat ആലപ്പുഴ പോയിട്ടില്ല പക്ഷേ അമ്മായിടെ വീട് അവിടെയാണ് ആലപ്പുഴ തന്നെല്ലേ ആഹ് അമ്മായിടെ വീട്ണ്ട് ല്ലേ അവിടെ

ആഹ് ഞങ്ങളിങ്ങനെ house boat ൽ കേറാൻ പോയിന്നു ഞങ്ങളു ഞങ്ങളെ ഉമ്മാൻ്റെ house boat ൽ നല്ല രസാണ് ഞങ്ങൾ ഏകദേശം അന്ന് ഞങ്ങള്‍ ചെറിയൊരു bus ആണ് എടുത്തത് കാരണം അത്യാവശ്യം കുറച്ചാൾക്കാര്‌ണ്ടന്ന് അപ്പൊ നമ്മക്കിതില് house boat ൽ കേറാൻ ഏകദേശം ആറു മണിക്കൂറാണ് നമുക്കൊരാ ഏർ ഒരു ഫാ ഞങ്ങളിങ്ങനെ ഒരു പത്തു പതിനെട്ട് ആൾക്കാര്ണ്ടാർന്നു

ഞങ്ങൾക്ക് ആറുമണിക്കൂറാണ് പറഞ്ഞത് ഞങ്ങൾ ആറു മണിക്കൂറ് house boat ൽ കേറി അപ്പൊ എന്നുവെച്ചാ അടിപൊളിയാ നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മക്ക് നല്ല രസാ കാരണന്താച്ചാ നമുക്ക് ചുറ്റും കായലല്ലേ പക്ഷെ കുറച്ചുകൂടി നമ്മള് നല്ല ആഴക്കടലിൽകൂടി മറ്റേ മറ്റേ പിന്നെ കായലിൻ്റെ കുറച്ചു കൂടി ഉള്ളി പോയ പിന്നെ നമ്മക്ക് bore അടിക്കും കാരണം ഈ കണ്ടതെന്നെ കാണ്ല്ലേ നമ്മ ചുറ്റും ഈ വെള്ളൊക്കെ ആയിട്ട് ആഹ് ആദ്യൊക്കെ രസായിരിക്കും കാണാന് പിന്നെ മറ്റേ കണ്ടതെന്നെ കാണുമ്പോ പിന്നെ നമുക്ക് ഒരു മട്ടിപ്പ് വരുലെ അതെ അതെന്നെ ഉണ്ടായത് ഞങ്ങക്ക് പിന്നെ അങ്ഡ് മട്ടിച്ചു പിന്നെ ഞങ്ങള് കെടന്നു പിന്നെ നമ്മക്ക് ചൂണ്ടൽ ഒക്കെ ഇടാൻ തന്നു ഒരവസരം തന്നു ഓല്

ആഹ് അങ്ങനെ എന്തൊക്കെയോ തേച്ചങ്ങ് തന്നു പക്ഷേ അനക്കൊന്നും കിട്ടീലട്ടോ ഞങ്ങക്ക് ഇടാൻ വെയ്ക്കാത്തോണ്ടാ അറീല അനക്കൊന്നും കിട്ടീല പക്ഷെ അവിടെ കണ്ടമാനം മീന്ണ്ടാർന്നു പിന്നെ അവർക്കൊക്കെ കിട്ടി അവര് പിന്നെ ഞങ്ങക്ക് food അതുപോലെ ഉച്ചക്ക് ഞമ്മക്ക് food ഏർ food അവരവകയാ കാര്യം ഈ house boat ൽ വഴിയാ വഴിയാ കാരം അപ്പൊ ഞമ്മക്ക് നല്ല മീനൊക്കെ ഓല് അപ്പൊ തന്നെ പിന്നെ മീൻ പുടിച്ചിട്ട് നമ്മക്ക് നല്ല ഫ് fry ആക്കിട്ടൊക്കെ തരും ഓര്ക്ക് പെട്ടന്ന് പെട്ടന്ന് മീൻ കിട്ടിണ് ഇനി എന്താണാവോ ആഹ് ആൾക്കാര് ഒരെടുത്ത് sea food ൻ്റെ items എ ഉണ്ടാവുള്ളു ല്ലേ അപ്പൊ അതെയതെ നമക്ക് പിന്നെ മീനു പിന്നെ ഉ ഏർ വെറും ചോറ് അതുപോലെ മീന് അങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി food ഏനു കാരണം നമ്മളിതൊക്കെ ചേർത്തിട്ടാണ് പൈസ കൊടുക്കണത് ഏകദേശം ആറുമണിക്കൂറ് ഞങ്ങള് പന്ത്രണ്ടുമണിക്കാണ് കേറിയത് ഏകദേശം ആറുമണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയേന്നു തോന്നുന്നു അപ്പോ

ആഹ് ഓ ഏകദേശം package പോലെത്തന്നെയാണ് ഈ സാനം ഇല്ലത് അപ്പൊ അതെയതെ package പോലെത്തന്നെ ആയിരിക്കും നമ്മക്കുണ്ടാവുക നമ്മക്ക് food ഓല് ചെയ്യും ഒരു നേരത്തെ food ഉണ്ടാവും പിന്നെ വൈകുന്നേരം നമ്മക്ക് ചായയും പിന്നെ എന്തോ പഴംപൊരി അങ്ങനത്തെ എണ്ണക്കടി എന്തോ തന്നു

വെനീസിലെ വ്യാപാരിയാണോ

മമ്മൂട്ടിടെ ഒരു പടം ഇല്ലേ വെനീസിലെ വ്യാപാരിയോ അങ്ങനെ എന്തോരു പടം ഇല്ലേ ആഹ് എനിക്കറീല ഞാന് കണ്ടിട്ടില്ല

കുഞ്ചാക്കോ ബോബൻ്റെ ആണോ ഏർ ഈ പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയുംന്ന് പറഞ്ഞ പടം ഒക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ ഒരു shootting location ക്കെ നമുക്ക് ഇവിടെ ഇരുന്നു കാണാം പറ്റും ഓലിങ്ങനെ കാണിച്ചു തന്നു അതു അവറെന്നെ കാണിചെരു കാണിച്ചു തരും അതെയതെ നമ്മക്കിങ്ങന നം നങ്ങളോടിങ്ങന പറഞ്ഞന്നു ഇവിടെയാണ് നമ്മുടെ ഈ ഓരോ cinema യുടെ shootting location ഒക്കെ കാണിച്ചന്ന് പിന്ന അങ്ങനൊക്കെ പറഞ്ഞു പിന്നെ നമ്മക്കെന്നെ നമ്മം വേണെങ്കിൽ ഒരു ആ house boat നെ നിയന്ത്രിക്കാൻ പറ്റും ഒരു വട്ടം അല്ലെ

ഞമ്മക്കെന്നെ വേണേൽ തിരിച്ചാനൊക്കെ ഒരു അവസരം ഒക്കെ തരും ആ അടിപൊളിയാണ് കുഴപ്പൊന്നും ഇല്ല കാരണം കൊറേ house boat ഉണ്ടാവും ഈ കൊറേ വിദേശികളൊക്കെ ഉണ്ടാവും

ആഹ് അതായത് സായിപ്പന്മാരും മദാമ്മമാരും അങ്ങനേയൊക്കെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അത് അങ്ങനെയൊക്കെ കുറെ കണ്ടു ഏകദേശം അടിപൊളിയായി ഞങ്ങള് പിന്നെ തിരിച്ചു വഴി വരുന്ന വഴി mall ൽ ലുലു mall ൽ കേറീക്കുണൊ നിങ്ങള്

പോയിക്കുണു ല്ലേ ഞങ്ങൾ അതില് കേറി ഒന്ന്ലു ഒന്നും വാങ്ങാനൊന്നും പറ്റിലാ ട്ടോ കാരണം നല്ല വിലയായിരുന്നു ആഹ് ലുലു mall പിന്നെ already വില കൂടുതലാണ്

അതെ ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിന്ന് ഞങ്ങളിങ്ങനെ കൊല്ലാകൊല്ലം പോവുഡാ അപ്പൊ ഇത് ഇന്നിപ്പോ ഇന്നിപ്പം മൂന്നാർ ആണെങ്കിൽ നങ്ങൾ കഴിഞ്ഞകൊല്ലം പോയ് പോയതാണ് മറ്റേ ആലപ്പുഴ അയിന് മുമ്പ് നങ്ങള് മൈസൂർ പോയിരുന്നു

മൈസൂർ ഞാൻ ഏകദേശം മൂന്നു തവണ കണ്ടുക്കുണു ഒന്ന് ര വീട്ടുകാരൊപ്പം പോയി പിന്നൊന്ന് പത്താം class ന്നു tour പോയത് പിന്നൊന്ന് plus two ന്ന് പോയത് അങ്ങനെ പോയ trip കൾ ഉണ്ടാവും അല്ലെ അപ്പൊ ഒരുപാട് ആഹ് അതെയതെ അങ്ങനെ പോയതാണ് പത്ത്ന്ന് പിന്നെ degree ന്നു എനിക്ക് പോകാൻ പറ്റീല്ല ചെറിയൊരു പ്രശ്നാണ്ടായി അപ്പൊ degree ന്ന് പോകാൻ പറ്റീല്ല പത്തും plus two ഒക്കെ പോയി ഒക്കെ മൈസൂർ ഏരുന്നു ഓ നിങ്ങള് മറ്റേ school ന്ന് ഇങ്ങനെ പോയിനില്ലേ അപ്പൊ tour ഒന്നും

ആഹ് എന്നിട്ട് ഇനിയിപ്പോ നിങ്ങക്ക് ഇനി ജീവിതത്തിൽ നിങ്ങളെ ജീവിതത്തില് നിങ്ങക്ക് എവിടേലും സന്ദർശിക്കണം ന്ന് തോന്നിയ ഏതേലും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ പോകണമെന്നു തോന്നുന്നത് പോകണംന്ന് തോന്നിയത് ഇപ്പോ മറ്റേ സൗദിയിൽ ഒന്ന് പോണംന്ന് താല്പര്യണ്ട്

അത് മക്കത്തും മദീനത്തൊക്കെ ഒന്ന് പോയി കാണണം അതാണിപ്പോ ആകെയുള്ളൊരു താല്പര്യം ആഹ് എനിക്കും പോണംന്നുണ്ട് നമുക്ക് ഉംറക്കും അതൊക്കെ അങ്ങനെ പോണംന്നുണ്ട് പിന്നെ നമ്മളെ ഇന്ത്യയിൽ എവിടെങ്കിലും പോണംന്നുണ്ടോ ഇന്ത്യയില് പോണംന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാര്യായിട്ട് അജ്മീർ പോണം

പിന്നെ ഏർവാടി അങ്ങനെയുള്ള കുറച്ച് മക്കാമുകളും കാര്യങ്ങളും ഒക്കെ സന്ദർശിക്കണംന്നുണ്ട്

ആഹ് okay എന്നാല് വിചാരം നല്ലെ എന്തായാലും പോവാൻ പറ്റും പറ്റും എന്തായാലും പോവാൻ ഒക്കെ പറ്റും നല്ല നല്ല സ്ഥലങ്ങളല്ലേ അപ്പൊ എന്തായാലും അത് നടക്കാതിരിക്കൂല ഉം നടക്കട്ടെ

തന്നെല്ലേ എനിക്കും ഉണ്ട് ലക്ഷദ്വീപ് പോണംന്നുണ്ട് അതുപോലെ നമ്മളെ പത്തനംതിട്ട ഗവി ഇല്ലേ

നമ്മളെ ഒരു സ്വകാര്യ വാഹനത്തിൽ ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ലാന്നാണ് ഞാൻ കേട്ടത് public വാഹനം നമ്മളെ KSRTC ലൊക്കെ അങ്ങനെ പോണം അങ്ങനെയൊക്കെ ഞാൻ കേട്ടത് എന്തൊക്കെ permission വേണം ലക്ഷദ്വീപിലും എന്തൊക്കെയോ അവിടെ നമ്മൾ ആ ദ്വീപിലേക്ക് വരണെങ്കിൽ അവിടെത്തെ ആൾക്കാരെ ഒരു അനുവാദം വേണമെന്നു എനിക്ക് തോന്നുന്നു

അതെയതെ നമ്മള് കുറച്ചു ആഹ് നല്ല അടി നല്ല സ്ഥലാ ഒന്നില്ലേ നല്ല കാണാനൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് എന്ന് തോന്നുന്നു ആഹ് ഇൻസ്റ്റഗ്രാമില് reels ൽ ഒക്കെ കാണുമ്പോ നല്ല താല്പര്യം തോന്നും പോകാന് കാരണം അങ്ങനെയില്ല മറ്റേ തീരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ തന്നെ ആഹ് പിന്നെ വയനാട് പോയിട്ടുണ്ടോ

കൂട്ടുകാരൊപ്പം തന്നെല്ലേ

ആഹ് കൂട്ടുകാരൊപ്പം കുറെ tour പോയിക്കുണു അല്ലെ നിങ്ങള്

ആഹ് okay ഞങ്ങളിപ്പോ പിന്നെ പെരുനാളായിട്ടിപ്പോ എവിടക്ക പോണത് നിലമ്പൂർക്ക് പോയിക്കില്ലേ അല്ലെ ആഹ് പെരുന്നാൾ ആയിട്ട് നിലമ്പൂര് പോയി ഇനിയിപ്പോ എന്നാ ഊട്ടിക്ക് പോണംന്നുണ്ട് ആഹ് ഇരുപതാന്തി ഒക്കെ ആയിട്ട് പോണംന്നുണ്ട്

ആഹ് okay ഞങ്ങളിപ്പോ എല്ലാരും ഇപ്പൊ മൂന്നാറ് എത്താനായിക്ക്ണു അടിമാലി എത്തിക്കുണു

മൂന്നാറ് നിങ്ങള് കണ്ടിട്ടില്ലേ

ഭക്ഷണോക്കെ കഴിച്ചില്ലേ ഭക്ഷണം ഉച്ചക്കത്തെ food ആയിട്ടില്ല ഞങ്ങളോട് ചോദിച്ചു പിന്നെ ഇബല് മറ്റേ ഓരോ hotel ൽ ഏൽപ്പിക്കലാ നമ്മളെ package കൊടുക്കുമ്പോ ഇവര് ഓരോ hotel ൽ ഏൽപ്പിക്കായിരിക്കും അല്ലെ food

ആഹ് അപ്പൊ അവിടെക്ക് എത്തീട്ടില്ല ഏകദേശം ഒന്നര ഒന്നര മണി ഒന്നരക്ക് ആണിപ്പോ അടിമാലി എത്താനായിട്ടെ ഉള്ളു എനിക്ക് തോന്നുന്നു അടിമാലിന്നു ആയിരിക്കാം food

ആഹ് package എടുത്തു പോണേക്കാൾ നല്ലത് നമ്മള് മറ്റേ ഒറ്റക്ക് ഏർ ഒറ്റക്ക് പോവണ് അപ്പൊ അതല്ലേ ഒന്നും കൂടി സുഖായിട്ട് നമ്മക്ക് privacy ൽ പോവും ചെയ്യാ

അതാണ് പിന്നെ ഇവലും stay ഒക്കെ ഇവലാണ് stay പിന്നെ എന്ത് വെച്ചാല് ഞങ്ങളിപ്പോ വരുന്ന വഴിക്കെന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇല്ലേ

ആഹ് ഞങ്ങൾ അത് കേറി വെള്ളച്ചാട്ടം കണ്ടു എനിക്ക് അടിപൊളിയാണ് ഞമ്മള് ഞാൻ എനിക്ക് ഒരു ഈ വെള്ളച്ചാട്ടം കാണ്ണ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നമ്മളെ ഈ ഈ ബാഹുബലിത്തെ വെള്ളച്ചാട്ടം ഒക്കെ അതാണ് കുറച്ച് ന്നൊക്കെ പറഞ്ഞിര്ന്നു

ശരിയാണോ തെറ്റാണോ എനിക്കറീല അത്ര വലിപ്പന്നും ഇല്ല കുറച്ച് ഭാഗം പിന്നെക്കെ editing ആക്കലാ VFX ഉ ആയിരിക്കും cinema യിൽ അപ്പൊ എനിക്ക് അതൊന്നു കാണണംന്നുണ്ടായിരുന്നു അപ്പൊ കാണാൻ പറ്റി കാരണം അടിപൊളി നല്ല വെള്ളൊക്കെ ഉണ്ട് കൊഴപ്പുല്ല പിന്നെ ഞമ്മളെ ഒരു മലക്കപ്പാറ route ഉണ്ട് അത് കുഴപ്പമില്ലാത്തൊരു forest area ആണ് അതുകൂടി പോയി നങ്ങള് ഒരു കാട്ടാനന ഒക്കെ കണ്ടു

ആഹ് മാന് പിന്നെ കാര്യായിട്ട് ഉണ്ടാകും ഏത് ഭാഗത്തു പോയാലും മാൻനെ കാണാതെ പോരാൻ കയ്യൂല ഭൂരിഭാഗം അതെയതെ തീർച്ചയായിട്ടും മാനിനെ കുറെ കണ്ടു പിന്നെ ആനെന കണ്ടു ആന അത്യാവശ്യം കുറെ ഉണ്ട് രണ്ടുമൂന്നു ആനേന കണ്ടു പക്ഷെ ഞങ്ങള് മലക്കപ്പാറ പോയതാണ് കൊഴ് ഒരു scene ആയത് ഞങ്ങക്ക് night ഞങ്ങള് stay ചെയ്യുന്ന അവിടെ ഒരു camp fire ഉണ്ട് പറഞ്ഞു അപ്പൊ ഈട മലക്കപ്പാറ പോയി വരുന്ന വഴി block ആയിട്ട് time ആയി വൈകീട്ട്

പിന്നെ camp fire cancel ചെയ്യേണ്ടി വന്നു അപ്പൊ ആ ഒരു വിഷമത്തിലാണ് ഞങ്ങള്

ആഹ് എത്ര ദിവസത്തെ package ആ അപ്പൊ എടുത്തുക്കുണ്

ആഹ് അങ്ങനെയാണ് ഞങ്ങളിതുപോലെതന്നെ മറ്റേ ഊട്ടി പോയത് ഇതേമാതിരി അവിടെന്നു tea factory കേറി അവിട്ന്ന് ചായപൊടിയൊക്കെ വാങ്ങി ഏലക്കൻ്റെ flavor ആണ് എല്ലാര്ക്കും പറ്റിയത് അപ്പൊ അവിടെന്നു ഏലക്കെൻ്റെ ഒക്കെ വാങ്ങി പോന്നു

ആഹ് അങ്ങനെ ചായ കുടിച്ചാൻ വേണ്ടി കേറിയപ്പോ മറ്റേ ഒരാള് ചായപ്പൊടി ക cover കയ്യിൽ പിടിച്ചു പോന്നു ഒരാള് വണ്ടിമേ വച്ചു അതില് അതിൻ്റെ അടുത്തില്ലേ മറ്റെ മരത്തുമ്മേ നല്ല കൊരങ്ങന്മാർ ഉണ്ടായിരുന്നു കുറെ

പാഴൊക്കെ വച്ച് കൊടുത്തു ഓല് ഇട്ടതൊന്നും ഇല്ല ഓലാ ചായപ്പൊടി അങ്ങനെ കീറീംകണ്ട് താഴത്തേക്ക് ഇട്ടന്നു

ആഹ് കീറീട്ട് ഓല് താഴത്തേക്ക് ഇട്ടന്നു

അതങ്ങനെ ഉണ്ടാകും കാരണം facory ന്നു വാങ്ങുമ്പൊ നമ്മക്ക് ഏർ പിന്നെ നല്ല കമ്മി ആയിട്ട് കിട്ടും

കൊരങ്ങന്മാര് പിന്നെ എന്ത് കണ്ടാലും നമ്മൾ എടുത്തൊണ്ടളയും ഓല് എന്ത് സാധനാന്ന് നോക്കൂല ആഹ് എന്താന്ന് നോക്കൂല ഓ മറ്റേ ഒരുത്തൻ helmet വെച്ചെങ്ങാണ്ട് വണ്ടിമ്മ ചാരി വച്ച് കഴിക്കായിരുന്നു helmet ഒക്കെ തട്ടി മറിച്ച്ട്ട്ങാണ്ട് ഓൻ്റെ ചായപ്പൊടി എടുത്തു പോയി ആഹ് ഇപ്പൊ എന്തായാലും മറ്റേ മൂന്നാർ ഒക്കെ പോവ്വാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കാ ആനേടെ ഇതിൻ്റെ ഒക്കെ കാര്യങ്ങള് season അല്ലെ സം അട്ടപ്പാടി തന്നെ ഒരാന ഭയങ്കര പ്രശ്നമാണ്ന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു ആഹ് ഞമ്മളെ മറ്റേ അരിക്കൊമ്പൻ

പെരിയാറ് കൊണ്ടോയിട്ടിട്ട് ആന മറ്റേ തിരിച്ചു പോരുന്നുണ്ട്ന്നൊക്കെ news കള് കേട്ടിരുന്നു അതാ തിരിച്ചു പോരുന്നുണ്ടാർന്നു ഇപ്പൊ പിന്നിം പഴേ മാതിരി ഉള്ള്ക്ക് എന്നെ പോയിക്കുണു അത് തിരിച്ചു പോയിട്ടുണ്ടോ പറയുന്നു പിന്നെയോ ഉൾക്കാട്ടിലും തമിഴ്‌നാട് അതിർത്തി എത്തിക്കുണു ഉള്ളിലേക്കെന്നെ പിന്നെ പൊയിക്ക്ണു അതായത് നമ്മള് ആനനെ ആ ലോറിയിൽ അവിടെയല്ലേ ഇറക്കി വിട്ടത്

ഏർ പിന്നെ വനം വകുപ്പിൻ്റെ ഏതൊക്കെ ഒരു വണ്ടി തകർക്കും ഒക്കെ ചെയ്തുക്കുണു ആഹ് അത് അതായത് മറ്റേ already അങ്ങനെതന്നെ അല്ലെ കൂട്ടത്തിന്ന് ആനനെ പിരിച്ചു കൊണ്ടുപോയ പിന്നെ ആന ഒറ്റക്കൽ ഒരു വാസിയിൽ ആവൂലെ അതാണ് ഇവര് പിന്നെ ഈ ആനക്ക് അരിക്കൊമ്പൻന്നു പറഞ്ഞ വരാനില്ല വരാനുള്ള കാരണം എന്ത് ചോയിച്ചാല് ഈ വീടിനും ration കടയൊക്കെ അക്രമിച്ച് അരി മാത്രം തിന്നത്രെ ഈ ആന ആഹ് അരിമാത്രം തിന്ന അയിന് support ആയിട്ടു വേറൊരു ആനയും നിക്കുന്നുല്ലെ ചക്കകൊമ്പൻ

ആഹ് കണ്ടിന് ഞങ്ങളൊക്കെ പിന്നെ അതിൻ്റെ fans association ലെ ഇതല്ലേ group കൾ ഒക്കെ ഇതാക്കി ആഹ് മറ്റേ നല്ല അടിപൊളി സ്ഥലങ്ങളാണ് അല്ലെ ഇടുക്കി അവിടെയൊക്കെ ചിന്നക്കനാല് ഞാന് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി കാരണം നല്ല പച്ചപ്പും നല്ല road ഉം ഒക്കെയാണ് നല്ല മേഖലയാണ് പിന്നെ ആടെ കാര്യായിട്ടുള്ളത് എട്ട് കൊമ്പന്മാരാരുണ്ട് എന്നാണ് പറയുന്ന കേട്ടത് പിന്നെ അരിക്കൊമ്പൻ ചക്കകൊമ്പൻ മുറിവാലനും ആഹ് ഓരോ പേര്

ആഹ് ഇവരെ മറ്റേ ഇവരെ ഏർ പിന്നെ പുടിക്കാൻ വന്ന ആനേടെ പേര് മറ്റേ കുങ്കിയാനയുടെ പേര് കുഞ്ചു സുരേന്ദ്രൻ എന്നൊക്കെ ആയിരുന്നു സുരേന്ദ്രൻ ആഹ് അങ്ങനെ നാലാൾക്കാര്‌ ആഹ് അങ്ങനെ എന്തൊക്കെയോ നല്ല അടിപൊളിയായിരുന്നു നല്ല അടിപൊളി സ്ഥലങ്ങള് road ഒക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചു അത് പിന്നെ നല്ല അടി നല്ല hair pin ഒക്കെ നല്ല അടിപൊളി നല്ല പിന്നെ കുറെ തേയിലത്തോട്ടങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അല്ലെ സ്ഥലം

അതെയതെ ഇനി എന്താ ഒന്നും പറയാൻ പറ്റില്ല ആന ഒറ്റപെട്ട് കഴിഞ്ഞാ പിന്നെ ആന danger ആവുഅല്ലേ ചെയ്യുആ

ന്നാലും പിന്നെ ഇടുക്കി പോണം ഇക്ക് നീ തിരുവനന്തപുരം കണ്ടുക്കുണോ ഇല്ല തിരുവനന്തപുരം പോയിട്ടില്ല ഈ പെരുന്നാക്ക് plan ചെയ്തതാണ് പക്ഷെ പോക്ക് നടന്നില്ല

ആഹ് തിരുവനന്തപുരം കുഴപ്പല്ലാത്ത സ്ഥലാണ് ഞങ്ങള് ഒരു വട്ടം പോയിട്ടുണ്ട്

just വെറുതെനെ ഒരു പോയതാ എൻ്റെ ഒരു friend ഉണ്ടാരുന്നു അവനു അവനവിടെ അവിടെത്തെ medical college ല് admission കിട്ടിയപ്പോ അവനെ ചേർക്കാൻ പോയതാണ് ആഹ് അവിടെപ്പോ എന്താ കാര്യായിട്ട് കാണാനുള്ളത് അവിടെ നമ്മളെ beach ഒരു കോവളം beach ഒക്കിണ്ട് അതുപോലെ നമ്മുടെ ബീമാ പള്ളിയൊക്കെ അല്ലെ

അതൊക്കെ കണ്ടു ബീമാ പള്ളി നല്ല അടിപൊളിയാ